അവനിപ്പോൾ ആരോടും ഒന്നും സംസാരിക്കാറില്ല ഒന്നിനോട് ഒരു താൽപര്യവുമില്ല എന്താ പറ്റിയെന്ന് അറിയില്ല

അടിക്ഷൻ ഉണ്ടാകാൻ തക്കവിധമാണ് ഓരോ വീഡിയോ ഗെയിമുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോ അമിത ആഹാരത്തിന് അടിമപ്പെടുന്നത് പോലെയാണ് വീഡിയോ ഗെയിം അഡിക്ഷൻ എന്നുപറയുന്നത്. ലഹരിക്കടിമപ്പെടുന്നതു പോലെയാവാം പക്ഷേ അതുപോലെ അത്ര അപകടകാരിയൊന്നുമല്ല എന്നാൽ അതിൻ്റെ അതി അനന്തരഫലം സ്ഥലം എന്നുപറയുന്നത് ചിലപ്പോ ഗുരുതരമാകാം കളിയോടുള്ള താൽപര്യം ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഈ ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗെയിം അഡിക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്തുക? കുട്ടി ഒറ്റക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണോ?

മുറിയടച്ച് ഇരിക്കുക വീട്ടിലെ മറ്റ് അംഗങ്ങളോട് മിണ്ടാതിരിക്കുക ഇവയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കില് കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വരിക തൻ്റെ ഇഷ്ടങ്ങൾക്കായി തർക്കിക്കുക സ്വകാര്യതയുമായി വാദിക്കുക വിഷാദം എന്നിവയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നിസാരമാക്കി കളയരുത് പെട്ടെന്നുള്ള അമിതമായിട്ടുള്ള വണ്ണം അല്ലെങ്കില് അമിതമായിട്ടുള്ള മെലിയല് ഭക്ഷണത്തിനോടുള്ള താൽപര്യക്കുറവ് പിന്നെ എന്താ ഈ സ്നാക്സ്കളോടുള്ള താല്പര്യ കൂടുതല് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഗെയിം അഡിക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എല്ലാ കുട്ടികളും ഗെയിം അഡിക്റ്റഡ് ആകുമോ? ഏതു സമർഥനായ കുട്ടിയും ഗെയിം അഡിക്റ്റട് ആയേക്കാം. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളില് ഗെയിം അഡിക്ഷൻ സാധ്യത കൂടുതലാണ് അവര് ഗെയിം നൽകാതിരിക്കുകയാണ് നല്ലത് അച്ഛനമ്മമാർ അടുത്തില്ലാതെ അച്ഛനമ്മമാരുടെ കരുതൽ ലഭിക്കാത്ത കുട്ടികൾ ഗെയിം അഡിക്റ്റഡ് ആകും പക്ഷേ ഏഹ് അച്ഛനമ്മമാർ കൂടെ ഉണ്ടായിട്ടുകൂടെ ചിലപ്പോൾ കുട്ടികളെ ഗെയിം അഡിക്റ്റഡ് ആകാൻ സാധ്യതയുണ്ട്. അങ്കിള് ചിലപ്പോ ജോലിക്ക് പോകുന്നു ആൻ്റിക്കും ചെറിയ തിരക്കൊക്കെ ആവാം കുട്ടി ചിലപ്പോ ഒറ്റപ്പെടൽ ചിലപ്പോ അനുഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെ ആയിരിക്കാം ഈ ഗെയിമിനോട് കൂടുതൽ താല്പര്യം വന്നിട്ടുണ്ടാവുക. ഈ ഓൺലൈനില് കളിക്കുന്നത് എന്തെങ്കിലും അപകടം വരുത്തിവെക്കുമോ? ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്ന ഗെയിമിന് അവസാനം ഉണ്ട് എന്നാലും തുടരെ കളിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അവ ഓൺലൈൻ കളികള് അനന്തമായ കളിഭ്രാന്തിയിലേക്കായിരിക്കും എത്തിക്കുക കുട്ടികളെ നയിക്കുക മുതിർന്നവരുമായുള്ള ഓൺലൈൻ കളികള് അനാവശ്യ കൂട്ടുകെട്ടുളിലേക്കും നയിക്കാം. ഗെയിം അഡിക്ഷൻ കുട്ടിക്ക് ഉണ്ടോ എന്ന സ്വഭാവത്തെ നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉറക്കക്കുറവ്, മൈഗ്രൈന്, ക്ഷീണം, വിളർച്ച, പഠനവൈകല്യങ്ങള് കൈകാലുകൾക്കും നടുവിനും കഴുത്തിനും വേദന അതുപോലെ പോഷകക്കുറവ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾക്കൊപ്പം അവർക്ക് പെട്ടെന്നുള്ള ദേഷ്യം വിഷാദം വ്യക്തി ശുചിത്വമില്ലായ്മ ഇവയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാത്തിനോടു ഉള്ള ഒരു മടി ഇവയൊക്കെ കാണുകയാണെങ്കില് കുട്ടിക്ക് ഗെയിം അഡിക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. എങ്ങനെയാണിത് നിയന്ത്രിക്കാൻ സാധിക്കുക?

ഫോണിൽ മാത്രമായി ഒതുങ്ങി പോയി. അങ്ങനൊരു സാഹചര്യം ഇല്ലാതിരിക്കണം ഇനി അതിനു വേണ്ടിയിട്ട് കുട്ടികളോടൊത്ത് ഇനി നിങ്ങള് കളിക്കുവ എന്നാണ് ഞാൻ പറയുന്നത് അപ്പോ അടുത്തുള്ള വീടുകൾ പോയി കുട്ടികൾക്ക് കളിക്കാനൊരവസരം ചിലപ്പോ കിട്ടിയെന്നുവരില്ല. എല്ലാവരും പല തിരക്കിലാണ് ഏഹ് ചില കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് പുറത്തേക്ക് വിടാനും ഏഹ് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടേക്കാം ആ ഒരു സ്ഥിതിയില് നിങ്ങൾ മാതാപിതാക്കള് കുട്ടികളോടൊത്ത് കളിക്കുക അല്ലെങ്കില് ലഘു വ്യായാമങ്ങളിൽ ഏർപ്പെടുക എന്നിവ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ പഠന രീതിക്കനുസരിച്ച് ഫോണ്‌ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എങ്ങനെയാണ് നിയന്ത്രിക്കുക? അത് ശരിയാണ് അവര് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കൂടുതലും അവർക്ക് അറിവുകള് ഇന്നത്തെ കാലത്ത് കൂടുതലും കുട്ടികൾക്ക് അറിവുകള് ലഭിക്കുന്നത് ഫോണിലൂടെ തന്നെയാണ് ഗൂഗിളും അതുപോലെ വിക്കിപീഡിയ പോലുള്ള പല മാധ്യമങ്ങളിലൂടെയും തന്നെയാണ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ സാധിക്കുന്നതും പഠിക്കാൻ സാധിക്കുന്നതും പക്ഷേ എന്നാൽ അവര് ദു ദുരുപയോഗം ചെയ്യാതിരിക്കുന്നത് നമ്മള് നിയന്ത്രിക്കുക തന്നെ വേണം. ഒരു നിശ്ചിത സമയത്തിന് മാത്രം അല്ലെങ്കില് ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടാവുന്ന സമയത്ത് മാത്രം അവർക്ക് ഫോൺ നൽകുക അല്ലാത്തപക്ഷം നിങ്ങളുടെ കൈകളിൽ തന്നെ വെക്കുക അതിന് ഏഹ് ആവശ്യമായിട്ടുള്ള നമ്പർ ലോക്കുകളൊക്കെ ഇട്ടു വെക്കുന്നതായിരിക്കും നല്ലത്

ശാരീരികമായിട്ടും അതുപോലെതന്നെ മാനസികമായിട്ടും ബാധിക്കുന്ന ഒന്നാണെന്ന് കുട്ടി മനസ്സിലാക്കണം. അതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് കുട്ടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഏഹ് പിന്നീട് കുട്ടിക്കിത് കളിക്കാതിരിക്കാൻ സാധിക്കു സാധിക്കുകയുള്ളു.

അഡിക്ഷനിലേക്ക് നീങ്ങിയ കുട്ടി ആണെങ്കില് പെട്ടെന്ന് ഗെയിമിംഗ് നിർത്തരുത്. സമയം കുറച്ചു കൊണ്ടുവരികയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗെയിമിൽ നിന്ന് മാറുന്ന സമയം തികച്ചും രസകരമായ മറ്റെന്തെങ്കിലും വിനോദങ്ങളിലേക്ക് നയിക്കുകയാണ് ചെയ്യേണ്ടത്. ഏഹ് ഫുട്ബോൾ ക്രിക്കറ്റ് അതുപോലെയുള്ള എന്തെങ്കിലും വിനോദങ്ങളൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കളികളില് ഏർപ്പെടുകയാണ് കുട്ടി ചെയ്യേണ്ടത് ആദ്യം.

ഗെയിം നിർത്തി പഠിക്കാൻ പറയുന്നത് തീർച്ചയായും പ്രയോജനരഹിതമാകും. ഗെയിമ് മാറ്റിവച്ചാൽ ഒരു ഔട്ടിംഗ് കുട്ടിക്ക് നൽകാം നല്ല സിനിമ കാണാൻ അനുവദിക്കാം വെള്ളത്തിൽ നീന്തി കളിക്കാനും പാർക്കിൽ കളിക്കാനുമൊക്കെ പ്രേരിപ്പിക്കാം. അങ്ങനെ കുട്ടികൾക്കിഷ്ടമുള്ള ഏഹ് പല വിനോദങ്ങളിലും അവരെ ഏർപ്പെടുത്തുക.

ഉം അവൻ്റെ കൂടെ നിൽക്കുക അവൻ്റെ കൂടെ സമയം ചിലവഴിക്കുക അങ്ങനെയാണെങ്കില് അവൻ തന്നെ സ്വയം അതിൽനിന്നും മോചനം ലഭിച്ച് നിങ്ങളുടെ കൂടെ വരും. ചിലപ്പോ ഒ ഒരകൽച്ച അവന് അനുഭവപ്പെട്ടതുകൊണ്ടായിരിക്കാം കൂടുതലും നേരം ഒറ്റക്കിരിക്കാനും ഏഹ് ഫോണിൽ കളിക്കാനുമൊക്കെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടാവുക ആഹ് കുറച്ചു കാര്യങ്ങളിനി നിങ്ങള് മാറ്റി ചെയ്തുകഴിഞ്ഞാല് വലിയ മാറ്റങ്ങള് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.

ആ മോളേ ഭക്ഷണമൊക്കെ കഴിച്ചു. വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ?